ആ പറയൂ. എവിടെയാണ്?

ആഹ് food കഴിച്ചോ? കഴിച്ചു, കിടക്കാണ്, എന്താ പരിപാടി? ഒന്നുല്ലാ. ഞാന്‍ റോട്ടില്ക്കിങ്ങനെ എറങ്ങ്യെതാ. ആണോ? ആരോക്കെണ്ട്? എല്ലാരും ഉണ്ടോ? ആ ചെക്കന്മാരുണ്ട്. എന്താ മോനെ plan. എന്തോ plan ലാന്നു തോന്നുണൂ. ഏർ വല്യേ vibe ഒന്നുല്ല്യാ. ങ്ങനെ നമ്മക്കൊരു trip പോയാലോന്നുങ്ങനെ പറഞ്ഞ~

എവിടെക്കാ എന്നിട്ട് plan? എന്തേലും ആയോ? അഹ് നോക്കണുണ്ട്. അഹ് എന്താ കാട്ടണ്ട് ചോയ്ച്ചാന്‍ വേണ്ടി വിളിച്ചാണ്. ങ്ങളൊരു അഭിപ്രായം അറിയാന്‍ വേണ്ടിട്ട് വിളിച്ചാ. ആണോ? എവിടേക്കൊക്കെയാണ്? വല്ല suggestions ഉണ്ടാ? എവിടാണ്.

യ്യോ. എനിക്ക് ലീ~ work ന്‍റെ scene ആയിരിക്കും. എന്തായാലും ഒന്നു രണ്ടു ദിവസോക്കെള്ളൂ leave കിട്ടാ. അപ്പൊ എന്തായാലും അടുത്തെവിടെലും പോവാന്‍ നോക്ക്. അടുത്ത് പറയുമ്പോ പ്പൊ.

ആഹ് company ക്കാരെ അത് കിട്ടും ല്ലേ?

അടിക്കാനുള്ള set up ലാണ് അന്ന് പോയത്. പക്ഷെ മഴ കാരണം അതൊന്നും നടന്നില്ല, എന്നിട്ട് അവർടന്നെ ഒരു വീട് set ആക്കി തന്നു. പഴയ ഒരു വീടായിരുന്നു, പക്ഷെ നമുക്ക് അത് മതിയല്ലോ. അതു കാരണം അവിടെയാണ് stay ഒക്കെ ചെയ്തത്, എന്ത് help ചെയ്ത് തരും അങ്ങനത്തെ പിള്ളേർ ആ. അതോണ്ട് പിന്നെ scene ഇല്ല. ആഹ് ഹാ. ന്നാ അങ്ങനെങ്ങട്ടേലും നോക്കാം. എന്തായാലും തണുപ്പുള്ള ഏതെങ്കിലും area പിടിച്ചോ. ചൂട് അഹ് അതെന്നാണ്, പോകാൻ mood അന്നെ അതോണ്ടാണ്. ചൂട് കാരണം. ആഹ് ബലേ ബല് പറയണത് പ്പൊ പൊറത്ത് പോവാം ന്നായിരുന്നു ഇവരെ പാ~ plan. പക്ഷെ പ്പൊ ങ്ങക്കു പൊറത്തു പോവാന്‍ പറ്റൂല. രണ്ടീസേ ഒള്ളൂ പറഞ്ഞോണ്ട് നമുക്ക് കേരളത്തിലാക്കാം. ഹും എല്ലാവര്‍ക്കും leave കിട്ടോ? ആഹ് പെരുന്നാളല്ലേ? അപ്പൊ എല്ലാരും ഉണ്ടാവും.

എന്താ plan ന്? bike ലാണോ? car ലാണോ? car ൽ പോവാം.

ഹും എങ്ങനായാലും കൊഴപ്പല്ല്യാ. ഇവിടുന്നങ്ങോട്ട്‌ പോണ വരേ ഉള്ളൂ scene ഉണ്ടാവാ. ബാക്കി പിന്നെ അവടെത്തി കഴിഞ്ഞാ chill ആയിരിക്കും.

bike എന്താ പ്രശ്നം ന്നു വച്ചാ. മറ്റേ ചൂടും ആണ്, ഭയങ്കര പ്രശ്നാവും. അല്ല. എന്നാ car ല്‍ ആവുമ്പോ പിന്നെ കൊഴപ്പോന്നുല്ലാ. car ആവുമ്പോ set ആയിരിക്കും. എല്ലാം കൂടെ. എല്ലാരും കൂടെ. എത്ര പേരുണ്ട്? ഏർ എട്ടുപത്തു പേരുണ്ടോ നമ്മള്? നമ്മളുപ്പോ~ ങ്ങള്~ മ്മള്

അപ്പൊ എന്തായാലും രണ്ടു വണ്ടി അല്ലെങ്കി വല്യേ ഒരു വണ്ടി അല്ലേ? ആഹ് വല്യ ഒരു വണ്ടിപ്പോ ഒപ്പിച്ചാലു നടക്കോ? നോക്കണ്ടി വരും. ഞ്ഞിപ്പോ ഈ നേരത്തൊക്കെ നോക്യാ വണ്ടി കിട്ടല് എന്താവും ന്നു അള്ളാക്കറിയാം. ആഹ് അത് confirm ചെയ്യാം. വല്യ വണ്ടി

വല്യ വണ്ട്യാന്നുണ്ടെങ്കി set ആയിരിക്കും. എല്ലാരും കൂടി ഒരുമിച്ചു പൊവാന്നുപറയുമ്പൊ അടിപൊളി ആയിരിക്കും. ആഹ് ന്നാ ആ vibe ല് അങ്ങനെ പോവാം. രണ്ടു വണ്ടി പിന്നേം ആ vibe ചടപ്പിച്ചും. രണ്ടു gang ആക്കി. അല്ലാന്നുണ്ടെങ്കി പിന്നെ bike നു പോണം. bike അല്ലോ~ bike ആവുമ്പോ പിന്നെ എല്ലാരുടടത്തും ഇണ്ടല്ലോ. നമുക്കാരേം നോക്കി നിക്കണ്ടല്ലോ. ഹും bike നു പോയാലും അങ്ങനാനെങ്കി അങ്ങനെ ചെയ്യാം. പ്രശ്നൊന്നും ല്ലാ പ~ വണ്ടി കിട്ടിട്ടില്ലെങ്കില് നമുക്കെന്തു ചെയ്യാം, bike ന് പോവാലോ? ആഹ് ന്നാ അങ്ങനെ ചെയ്യാം. വണ്ടി കിട്ടില്ലെങ്കി നമുക്ക് ന്നാ bike ന് പോവാം. എല്ലാര്‍ക്കും പാടെ അങ്ങനെ set ചെയ്യാം.

ആഹ് പ്പൊ plan എന്താണ്? എന്നാ plan ചെയ്യുന്നെ? രണ്ടാം പെരുന്നാൾക്കോ

ആഹ് ന്നാ അങ്ങനെ പോവാം.

ഞാന്‍ എന്തായാലും. അഹ് ഈ മാസം പ്പൊ ഞാന്‍ എന്തായാലും ഒരു trip കൂടെ പോവേണ്ടി വരും. അപ്പൊ പിന്നെ ഒരു wild photography പോവാന്‍ താല്‍~ പോവാന്‍ കരുതിയേക്കണു.

plan ന് ഏർ ആ രണ്ടു മൂന്നാല് സ്ഥലം നോക്കി വച്ചുക്കുണ്. ഒന്നും തീരുമാനായിട്ടൊന്നും ഇല്ല. ബന്തിപ്പൂര്, അതേപോലെ പറമ്പിക്കുളം അങ്ങനെ കുറച്ച് സ്ഥലങ്ങള്.

തീരുമാനായിട്ടില്ല. എങ്ങനെങ്കിലും ഒക്കെ നോക്കിട്ട് set ചെയ്യണം.

ആയിട്ട്. കൊറേ നാളെത്തെ ആഗ്രഹാണ്. അപ്പൊ ഒന്നു free ആയിട്ടു പോവാലോ വിചാരിച്ചിട്ട് നിക്കാണ്. ന്നാ ചെലപ്പോ മിക്കവാറും ഒറ്റക്കന്നായിരിക്കും. അതാവുമ്പോ കൊയപ്പല്ലല്ലോ. അഹ് അതാവുമ്പോ പ്രശ്നല്ലാ. ഒറ്റയ്ക്ക് പോവന്നാവും നല്ലത്.

ബാക്കിയുള്ള ഓലേം നമ്മള് നോക്കണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാ, നമ്മള്‍ക്ക് നമ്മളെ തന്നെ നോക്കാന്‍ വയ്യ. അല്ലേ? ഓലെ മേയ്ക്കാൻ

ഒരേ mind set ള്ള ആള്‍ക്കാരാനെങ്കില്‍ കൊയപ്പല്ല്യാ. അല്ലെങ്കി പ്പൊ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം പോയപോലെ ആവും. കഴിഞ്ഞ പ്രാവശ്യം എവുട്ക്ക്?

അവടെ work ചെയ്യുന്ന പിള്ളേര് പോവാന്നു പറഞ്ഞിട്ട് നാട്ടീന്നു പോയി. ആകെ scene ആയി.

പോവുമ്പോ ഒക്കെ എല്ലാരും അടിപൊളി ആയിരിക്കും. പക്ഷെ ഓരോരുത്തര്‍ക്ക് ഓരോ mind ആവുമ്പോ നമുക്കെന്താന്നു വച്ചു കഴിഞ്ഞാല്, നമ്മളു free ആയിരിക്കൊല്ലോ. നമുക്ക് പൈസായാലും എന്തായാലും കൊഴപ്പണ്ടാവൂലാ. പക്ഷെ അഹ് എല്ലാ~ ഒരു mind set ആവണം. അല്ലെങ്കില്‍ ഒരാള്‍ക്ക് അവടെ പോവാ. ഒരാള്‍ക്ക് ഇവടെ പോവാം.

അങ്ങനെക്കള്ള scene കള്. പിന്നെ toll അടച്ചുപോയി പരിചയള്ള ആള്‍ക്കരാവുമ്പോ നമ്മക്കതൊന്നും effect ചെയ്യൂല. വണ്ടി എവടേലും ഇടാ. എവിടേലും കെടക്കാ. പീടിക തിണ്ണാണെങ്കി അവടെ കെടക്കാ. ആ ത്തരൊരോ mind ആയിരിക്കും. അന്ന് പിന്നെ അങ്ങനെ ശോകായി.

പിന്നെ അതിന്‍റെ മുറ്റത്ത് പൂതിക്ക്‌ tent അടിച്ച് അതിന്‍റെ മുറ്റത്ത് കെടന്നു. പിന്നെ CORONA time ല്‍ ആയിരുന്നു. CORONA ടെ time ലായിരുന്നുന്നു തോന്നുണു. ഭയങ്കര വിഷയൊക്കെ ആയിരുന്നു. ഉള്ളതുകൊണ്ട് അവടത്തെ locals ഉള്ളതുകൊണ്ട് നമുക്ക് കൊഴപ്പോന്നുണ്ടായില്ല. ചെയ്തരാന്നു പറഞ്ഞു. പക്ഷെ നമ്മളെ കൂട്ടത്തില്‍ തന്നെ പലപല അഭിപ്രായങ്ങളും വന്നപ്പോ പിന്നെ പേടിയായിരിക്കും ചെലോര്‍ക്ക്. ആന, കടുവ, വയനാടാവുമ്പോ കൊറച്ചൂടെ ഇപ്പൊ തന്നെ കൊറേ scene കള് കാണുന്നുണ്ടല്ലോ? അപ്പൊ ഓരെ പറഞ്ഞിട്ടും കാര്യം ഇല്ല. കാരണം പേടിള്ള ആളുകളുണ്ടാവും.

അഹ് അങ്ങനൊക്കെ ആയിട്ട്. ഇവിടന്നു പോവുമ്പോ എല്ലാര്‍ക്കും okay ആയിരുന്ന്. അവിടെ എത്തി കഴിഞ്ഞെനു ശേഷം പിന്നെ scene ആയി. ഹും അത് അതങ്ങനെ തന്നാണല്ലോ എപ്പളും. പോവുമ്പോ കൊഴപ്പോന്നും ഉണ്ടാവില്ല. ഞ്ഞിപ്പോ എന്താ എല്ലാരും ഒരു mind ആണ്. scene ഒന്നുല്ല്യാ. അടിപൊളി ആയിട്ട് പോയി പോരാം. കാറാവുമ്പോ കൊഴപ്പല്ല്യാ. ഈ പറഞ്ഞമാതിരി വല്ല്യേ വണ്ടി എട്ക്കാന്നുണ്ടേല്‍ set ആയിരിക്കും. അഹ് ഇയ്യ്‌പ്പൊ last എവടെ പോയത്? last പോയത്~ തമിഴ്നാട് പോയിട്ടുണ്ടായി. അഹ് അതെന്തേ വെര്‍തെ പോയതാ? വേളാങ്കണ്ണി ആ route. അഹ് ഞങ്ങള് രണ്ടു മൂന്നാലു പേരുണ്ടായി.

എല്ലാരും അങ്ങനാണ്. ഈ മാസം കഴിഞ്ഞ മാസം തൊട്ട് പെരും ചൂടല്ലേ?

അപ്പൊ അങ്ങനോക്ക്യാണ്. പ്പൊ ഞാനിപ്പോ

planning പ്പൊ പോരത്തുപോവാന്നുണ്ടെകില്‍ ബംഗ്ലൂര്‍ പോവാന്നു കരുതിട്ടായിരുന്നു.

കൊണ്ട് കൊഴപ്പോന്നുല്ല്യാ. അങ്ങനെ plan ഇട്ടിര്‍ന്ന് ഇപ്പൊ.

batch ല് വെറുതെ party വേറെ വല്ല freeking ഉം നടത്താം. പക്ഷെ ഇതിന്‍റെ natural beauty അത് വേറൊരു രസാണ്.

സൂര് പോകു~ മൈസൂര് പിന്നെ എനിക്കങ്ങനെ അത്രൊരു like ആയിട്ടുള്ള ഒരു spot ഒന്നും അല്ല. മൈസൂര് അടിപൊളി ആണ്. പക്ഷെ എന്തു പറയാ. ആ

അങ്ങനെ കൊറേ കാര്യങ്ങള് കാണാന്‍ ഇണ്ട്. പക്ഷെ എനിക്ക് അതിലേറെ ഇഷ്ട്ടം ന്നു പറഞ്ഞു കഴിഞ്ഞാല്‍ കാട് അപ്പൊ അതായിരിക്കൊല്ലോ? നമുക്ക് കൂടുതല് താല്‍പര്യം അതായിരിക്കല്ലോ. മൂന്നാറ് പോണം. ഓ മൂന്നാറ് നമ്മടെ വട്ടവട, toast hill ഒക്കെ നമ്മടെ ആളുണ്ട്.

പോയി നിന്നിട്ടിണ്ട്. നമ്മടെ സ്വന്തം വീടാ.

ചെറിയ വീടാണ്. ഒരു മണ്ണോണ്ട് ഉണ്ടാക്കിയ കുഞ്ഞു വീട്. പക്ഷെ ഉള്ളൊക്കെ അടിപൊളി ആണ്. നല്ല stay. ചെറിയ rate ഒള്ളൂ. ഏറ്റവും ഇത് ന്നു പറഞ്ഞു കഴിഞ്ഞാല്‍ അതാണ്‌. കഴിഞ്ഞ ഇപ്പോ~ ഇതിനു മുമ്പു പോയ മൂന്നാറ് പോയത് ഇതേപോലെ ഞാന്‍ പോണില്ലാന്നു വിചാരിച്ചതാണ്. പിന്നെ എന്തായാലും financial പൈസ ഇണ്ടായില്ല. അപ്പൊ ഇവന്മാര് മൂന്നു പേരു പോയപ്പോ എന്നെ വലിച്ചു കൊണ്ടോയി. അഹ് ഇവരവടെ പോയിട്ട് ഇവര്ക്ക് ശരിക്ക് ഇവര്ക്ക് room ന് എങ്ങനെ പോയാലും ഒരു ആയിരം രൂപ വച്ചെങ്കിലും ഒരു ദിവസം മൂന്നു നാലു പേരുണ്ടെങ്കിലും ന്നാല് അതില്‍ കൂടുതല്‍ ആവും. ശരിക്കും നല്ല room എടുക്കണെങ്കില്. എന്നാലും ആയിരം രൂപ വച്ചു കൂട്ട്യാ തന്നെ മൂന്നൂസം എന്തോ നിന്ന്. രണ്ടൂസം മൂന്നൂസം. ഞാന്‍ നേരെ ഇവരടുത്തോട്ടു മൂ~ പുള്ളിടെ അടുത്തോട്ടു കൊണ്ടോയി. പുള്ളി നല്ല പരിചയള്ള അങ്ങനെ ജയിംസെട്ടന്റെ അവടെ പോയി. top station ലാണ്. food എല്ലാം കൂടെ ഞങ്ങള്‍ക്കന്നു നാലു പെര്‍ക്കെത്ര രണ്ടായിര ത്തി മുന്നൂറ് രൂപയോ

ഹും നല്ല food ആ. hotel food ഒന്നും അവൂല. പക്ഷെ എന്താന്നുവച്ചു കഴിഞ്ഞാല് പുള്ല്യന്നെ അവടെ നമുക്ക് ഇണ്ടാക്കി തരും. നല്ല കൊഴപ്പല്ല്യാത്ത അടിപൊളി food ഉം കാര്യങ്ങളൊക്കെ ഉണ്ടാവും.

എറണാകുളത്തുനിന്നൊക്കെയാണ് കൂടുതല് പിള്ളേര് അവടെ ചെല്ലാ. bus കേറി നേരെ top station ല്‍ ചെല്ലാലോ. south ന്ന് bus കേറുക നേരെ top station നിൽ പോയി ഇറങ്ങുക. അവടെ freak ചെയ്യാ. അടുത്ത bus നു തിരിച്ചു പോരുക. ആഹ് ഇവിടുന്നു എത്ര ഉണ്ട് മൂന്നാർക്ക്? ഞാന്‍ മൂന്നാറ് ഇതുവരെ പോയിട്ടില്ല. മൂന്നാറ്~ മൂന്നാറ് എത്ര kilometer ആ. ഇവുടുന്നാവുമ്പോ കൊറച്ചു കൂടും. നൂറ്റി അറുപതു kilometer അടുത്തെന്തോ ഉണ്ട് തോന്നുണൂ. correct എനിക്കൊര്‍മ്മയില്ലാ. അറിയില്ല correct.

okay വണ്ടി എടുത്തുതന്നെ പോവാം. മൂന്നാറ്, വയനാട് എവിടെങ്കിലും ചെയ്യാം. വേറെപ്പൊ spot ഒന്നും ഇല്ലല്ലോ? ഏർ പിന്നെ വാഗമണ്ണ് പക്ഷെ അതിലേറെ ഒക്കെ നല്ലത് മൂന്നാറ്, വയനാടോ എവടെലോക്കെ പോണതാ. അല്ലെങ്കി പിന്നെ ആഹ് ഇവടെ പോണം നമ്മുടെ, അയ്യോ! ആഹ് കൊടൈക്കനാല്‍

ഇതൊക്കെ പ്ലൈ~ ഇതൊക്കെ ഒരെപോലെതന്നാണ്. പക്ഷെന്നാലും. കൊറച്ചൂടെ കൂടുതല് drive ചെയ്യാം.

മുള്ളി വഴി road അടച്ചിരിക്കയാണ്.

ആ ഞാന്‍ പോയ്ക്കണ്. ഒരുവട്ടം പോയ്ക്കണ്. ഓ ഞാന്‍ പോണത്. ഫോ~ കൊറേ മുമ്പാണ്. അന്ന് വഴി~ വഴിതന്നെ ഇല്ലാ. ഹൊ! മറക്കാനാവാത്ത അനുഭവായിരുന്നു.

ജിര്‍ഷാദ് ന്നൊക്കെ പറഞ്ഞ കൂട്ടുകാര്. എല്ലാരും കൂടെ ഞങ്ങള് അഹ് കൊറച്ച് ഒരു aulto ല് ഞങ്ങള് എത്ര പേരാ ഉണ്ടായേ. ആറു ഏഴു പേരാ പോയത്.

ഉഫ്. രാത്രി. ഒരു വീടോ ഒന്നുല്ല്യാ. പൊട്ടിപൊളിഞ്ഞ road. അന്നു ഇതേപോലെ ചേട്ടന്മാര് കണ്ടിട്ട് ഞങ്ങള്‍ടെ അടുത്തു പറഞ്ഞു. വണ്ടി front ല് വണ്ടി കൊണ്ടന്നു ഇട്ടിട്ടു അവരു ഞങ്ങളെ നിര്‍ത്തിക്ക്. ആഹ് ഞങ്ങളാ route ക്ക് കേറിട്ടു ആദ്യം കാണുന്ന വണ്ട്യാ. കൊറേ kilometer ഓളം പോയിട്ട്. അതുവരെ ഒരു വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ന്നിട്ട് നേരെ കൊണ്ടന്നു വണ്ടി front ല് ഇട്ട് എറങ്ങി കരച്ചില്. പ്രായോള്ളൂ. വടക്കേ road ല് നിങ്ങള് പോവരുത്. അഹ് ഞങ്ങള് ഇനി കാണാനൊന്നും ബാക്കില്ലാ. വരുന്ന route ല്. എല്ലാ സാധനങ്ങളും ഉണ്ട് അതോണ്ട് പോവരുത്~ ന്നു പറഞ്ഞിട്ട് ഞങ്ങക്കു ഞമ്മളെ ചോര തെളചൊരു~ ചോര തെളപ്പിന്‍റെ പ്രായാണല്ലോ. അവടെ മുള്ളി check post ലെത്തുന്നത് വെളുപ്പിന് മൂന്നു മണിക്കെന്തോ ആന്നു തോന്നുന്നു.

ഇപ്പോ അങ്ങട് പോയിട്ടോള്ളൂ. കൊഴപ്പോന്നുല്ല്യാ. അങ്ങനെ അങ്ങ്. ആ അവുടന്നങ്ങോട്ട്‌ check post ന്‍റെ അവുടന്നങ്ങോട്ടു പോണ road ന്നു പറഞ്ഞു കഴിഞ്ഞാല്‍ ഭയങ്കര കുറച്ചൊരു നൂറു meter ഭയങ്കര കല്ലും പാറയും ഒക്കെ ആണല്ലോ. കാടിന്‍~

കരടി. കൊറേ സാധനങ്ങളെ ഒക്കെ കണ്ടിട്ടുണ്ട് ആ route ല്‍ പോവുമ്പോ.

ആ road കൊറച്ചു terror ആണ്. അത് ഇപ്പോ അടച്ചിട്ടിരിക്കാ. തമിഴ്നാട് ആയിട്ടെന്തോ പ്രശ്നായിട്ടു മുള്ളി വഴി ഊട്ടി പോണതു അടച്ചിട്ടിരിക്ക്യാണ്. ആ ഇടക്ക് scene ഇണ്ടാവലുണ്ട്. ഞങ്ങളന്ന് ഊഫ്. അന്നോരീസം ഇതേ പോലെ. തിരിച്ചു പോരുമ്പോ ആഹ് മുള്ളി check post ന്നു ഞങ്ങളെ തടഞ്ഞു.

സ~ തണ്ടിന്‍ കൂട്ടായിരുന്നു അവടെ. പൊലീസുകാരല്ല. check post ല് ആഹ് പോവാന്‍ പറ്റില്ല. ഇജ് maoist ന്‍റെ scene ആണ്. അതു കാരണം നിങ്ങള് തിരിച്ചു പോക്കോന്നു പറഞ്ഞു. പിന്നെ ഒന്നില്ലെങ്കില്‍ പൊള്ളാച്ചി വഴി പോരണം.

അല്ലെങ്കി പിന്നെ ആഹ് ആനക്കട്ടി വഴി.

പക്ഷെ ആ route ല് പോവല് task ആണ്.